അതിത്ര കാര്യമായി എടുക്കേണ്ടതുണ്ടോ ഇവരാണെങ്കിൽ അതിനെ പറ്റി ഒരക്ഷരം മിണ്ടുന്നുമില്ല ഓ നീ കണ്ട സ്വപ്നത്തിൻറെ പൊരുൾ അറിയണം അല്ലെ വൃദ്ധ പെട്ടന്ന് സംസാരിക്കുവാൻ തുടങ്ങി നിനക്കു അറിയുമോ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആണ് സ്വപ്‌നങ്ങൾ

അവനവന് മാത്രമേ കഴിയൂ എന്തായാലും നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇതിന് കൂലി വാങ്ങും അതുകൂടാതെ കഴിയില്ല മറ്റൊരു സൂത്രം അവൻ വിചാരിച്ചു അല്ലെങ്കിലും ഇതണല്ലോ ഈ കൂട്ടരുടെ സ്ഥിരം പതിവ്

നോക്കു ഒരേ സ്വപ്നം ഒരു മാറ്റവും കൂടാതെ അതേ മട്ടിൽ ഞാൻ രണ്ടു തവണയായി കാണുന്നു അവൻ താൻ അവിടെ വന്നതി ന്റെ ഉദ്ദേശം വിവരിച്ചു ഒരു വയലിന്റെ നടുവിലാണ് ഞാൻ ഒപ്പം എന്റെ ആടുകളും പെട്ടന്നു ഒരു കൊച്ചു കുട്ടി എവിടെന്നിന്നോ വന്ന് എന്റെ ആടുകളെ കൂടെ ചേർന്നു കളിക്കുവാൻ തുടങ്ങി സാധാരണയായി ഞാൻ അതിന് സമ്മതിക്കാറില്ല പരിചയം ഇല്ലാത്തവരെ അരികിൽ കണ്ടാൽ ആടുകളുടെ മട്ടു മാറും പക്ഷെ കുട്ടികളെ ആണെങ്കിൽ അവർക്കു ഭയമില്ല എനിക് എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് ഇവറ്റക് എങ്ങനെയാണാവോ മനുഷ്യരുടെ പ്രായം കണക്കാക്കാൻ പറ്റുന്നത് അതുമിതും പറയാതെ നീ കണ്ട സ്വപ്നത്തെ കുറിച് മാത്രം പറഞ്ഞാൽ മതി വൃദ്ധ അക്ഷമ പ്രകടിപ്പിച്ചു എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് അല്ലെങ്കിലും നിനക്കു വേണ്ടി അധികം സമയം നിനക്കു എടുക്കാനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിന് തക്കവണവൊന്നും നിന്റെ കയ്യിൽ പണമൊന്നുമില്ലലോ ശെരിശെരി അവന്റെ സ്വാരതിൽ ലേശം ജാള്യത കൊറച്ചധികം നേരം ആ കുട്ടി എൻ്റെ ആടുകളുമായി കളിച്ചു പിന്നെ പെട്ടനന്ന് ഓടി വെന്ന് എന്റെ രണ്ടു കൈകളും കൂട്ടി പിടിച്ചു എന്നെ പൊക്കിയടുത്തു താഴെ വെച്ചത് ഈജിപ്തിലെ pyramid കൾക്കടുത് അവൻ കൈകളുയർത്തി ആ വ്യകതിയുടെ മുഖതേക്ക് നോക്കി ഈജിപ്ത് pyramid അവരുടെ മുഖത്തു എന്തേലും ബാവാബേദം ഉണ്ടോ ഇല്ല ആ കണ്ണുകൾ തികച്ചും നിർവികാരാമായിരുന്നു അവർ ഒന്നും മിണ്ടീല അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി വാക്കുക്കൾ ഓരോന്നും വേർതിരിച്ചു എടുത്ത് അവരുടെ മനസ്സിൽ അവ വ്യക്തമായി പതിയട്ടെ എന്ന ഭാവത്തോടെ ഈജിപ്തിൽ pyramid കളുടെ സമീപത്തെ എന്നെ കൊണ്ട് ചെന്ന് നിർത്തി അവൾ എന്നോട് പറഞ്ഞു ഹാ അതൊരു പെൺകുട്ടിയായിരുന്നു ഇവി ഇവിടെ തിരഞ്ഞോളു നിനക്കു വലിയ ഒരു നിധി കിട്ടും നിധി കിടക്കുന്ന സ്ഥലം അവൾ കൃത്യമായി കാണിച്ചു തരാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഉണർന്നു പോയി രണ്ടു പ്രവിശ്യവും മറുപടിയൊന്നും പറയാതെ ആ സ്ത്രീ ഏതാനും നിമിഷം എന്തോ ആലോചിച്ചിരുന്നു വീണ്ടും അവന്റെ ഉള്ളം കൈ എടുത്ത് ശ്രദ്ധയോടെ നോക്കുവാൻ തുടങ്ങി എനിക് ഇപ്പോഴൊന്നും നീ പ്രതിഫലമൊന്നും തരണ്ട തികഞ്ഞ ഗൗരവത്തോടേ ആണ് അവർ അത് പറഞ്ഞത് പക്ഷെ എന്നെങ്കിലും ആ നിധി നീ കൈക്കലാക്കിയാൽ അതിന്റെ പത്തിലൊന്നു എനിക്ക് തരണം തത്കാലത്തെ ലാഭം അവൻ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു

പറയാം അതിന് മുമ്പ് നീ എനിക്ക് വാക്കു തരണം ഞാൻ പറയാൻ പോകുന്നതിന്റെ പ്രതിഫലമായി നിനക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ പത്തിലൊന്നു എനിക്ക് തരാമെന്ന് അവർ വീണ്ടുമതന്നെ പറഞ്ഞു ശെരി ഞാൻ വാക്ക് തരുന്നു കർത്താവിന്റെ ഈ തിരു ഹൃദയമാണ് സത്യം നിധി കിട്ടിയാൽ അതിന്റെ പത്തിൽ ഒന്ന് നിങ്ങൾക് ഈ സ്വപ്നത്തിൽ അത്ര അസാധാരണമായ ഒന്നും കാണുന്നില്ല എനിക്ക് അത് വ്യാഖ്യാനിച്ചു തരാൻ കഴിയും കൊറച്ചു പ്രയാസപെടണമെന്ന് മാത്രം അത് കൊണ്ടാണ് നീ കണ്ടെത്തുന്നത്തിന്റെ ഒരു ഓഹരി എനിക്കും അവകാശപെട്ടതാണെന്ന് തോന്നുന്നത് ഒന്ന് നിർത്തി കൊറച്ചു നേരം എന്തോ ആലോചിച്ചു ശേഷം ആണ് പിന്നീട് അവർ പറഞ്ഞത് എന്റെഅഭിപ്രായം തീർച്ചയായും നീ pyramid കൾ തേടി പോകണമെന്നു തന്നെയാണ് അത് എവിടെ അണെന്നനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അത് പറഞ്ഞു തന്നത് ഒരു കൊച്ചു കുട്ടിയല്ലേ ആ വാക്കുകൾ വെറുതെ ആവില്ല പോയ്‌കൊള്ളൂ ഒട്ടും ശങ്കിക്കണ്ട നീ ആ നിധി കണ്ടെത്തുക തന്നെ ചെയ്യും അങ്ങനെ നീ ഒരു ദനവാനും ആകും അവന് അത്ഭുതം തോന്നി ഒപ്പം നീരസവും ഇത് കേൾക്കാൻ വേണ്ടിയാണോ താൻ ഇത്രയും നേരം കാത്തിരുന്നത് സാരമില്ല കാശൊന്നും ചെലവാക്കേണ്ടി വന്നില്ലാലോ ഇതിന് മാത്രമായി എന്റെ സമയം പാഴകേണ്ടിയിരുന്നില്ല അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നിന്റെ സ്വപ്നം സങ്കീർണമായൊന്നായിരുന്നു എന്ന് ഈ ഇത്തരം ലളിതമായാ കാര്യങ്ങൾ ആയിരിക്കും പലപ്പോഴും ഏറ്റവും ആസാദാരണമായി തീരുക ബുദ്ധിയുള്ളവർക്കെ അത് മനസിലാകാൻ കഴിയു എനിക്കതില്ല അതുകൊണ്ട് എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടതുണ്ട് കൈ രേഖ വായിക്കലും മറ്റും ശെരി ഞാൻ എങ്ങനെയാണ് ഈജിപ്തിൽ ചെന്നെത്തുക സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനേ എനിക്കാക്കു അവയെ യാഥാർഥ്യമാക്കി തീർക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ

കൂലി കിട്ടാത്തവയല്ല എനിക്ക് പുത്തരിയുമല്ല അത്രയും പറഞ്ഞ അവർ എഴുനേറ്റു പോയി വേണ്ടതിൽ അധികം സമയം അവൻ കാരണം വെറുതെ കളഞ്ഞു എന്ന് പിറുപിറുത്തു കൊണ്ട് അവന്ന് വല്ലാത്ത നിരാശ തോന്നി വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലാലോ വെറുതെ ഒരു സ്വപ്നത്തിന്റെ അർത്ഥവും തേടി നടക്കുന്ന തൻ എത്ര വിഡ്ഢി സ്വപ്നങ്ങളുടെ മേലിൽ താൻ ഒരിക്കലും താൻ വിശ്യാസം അർപ്പിക്കുകയില്ലെന്ന് അവൻ നിശ്ചയിച്ചു ജോലി തീർക്കാനുള്ള നൂറുകൂട്ടം കാര്യങ്ങളെ കുറിച്ച് അവന് ഓർമ്മ വന്നു ആട്ടീൻ കൂട്ടത്തെ പട്ടണത്തിൽ പുറത്തു താമസിക്കുന്ന ഒരു ചങ്ങാതിടെ ആലയിലാക്കി അവൻ അങ്ങാടീലേക് നടന്നു നല്ലൊരു ഊണ് കഴിച്ചു വായിയ്ക്കാനുള്ള പുസ്തകം മാറ്റി എടുത്തു നല്ല ഘനമുള്ള ഒന്ന് തന്നെ നല്ല ചൂടുള്ള പകൽ അങ്ങാടിക്കാരികത്തെ അൽപം തുറന്ന ഒരു സ്ഥലത്തു ഒഴിഞ്ഞ ഒരു bench കണ്ടത്തി അവിടെ അവൻ ഇരിപ്പുറപ്പിച്ചു കൊറച്ചു നേരത്തേ വാങ്ങിച്ചു വെച്ച പുതിയ വീഞ്ഞ് കുപ്പി തുറന്നു സ്വാദോടെ മെല്ല നുണഞ്ഞു കുടിക്കുവാൻ തുടങ്ങി അവന് ആ പട്ടണത്തിൽ പരിജയക്കാരായി ധരാളം പേരുണ്ടായിരുന്നു ഈ തൊഴിലിന്റെ ഗുണമാണത് എന്നും ഇപ്പോഴും ഒരേ ആളുടെ തന്നെ കൂട്ട് എന്ന് മടുപ് വേണ്ട ഇൽ വെച്ചു അതായിരുന്നു ശല്യം എവിടേക് തിരിഞ്ഞാലും കണ്ടു പഴകിയ അതെ മുഖങ്ങൽ എല്ലാവര്ക്കും എല്ലാവരെ കുറിച്ചും അടിമുടി അറിയാം അന്യന്റെ കുറ്റവും കോരവും കണ്ടു പിടിച്ചു അവനെ നേരെ ആക്കി എടുക്കാൻ ഓരോരുത്തർക്കും വെപ്രാളം എന്നാൽ സ്വയം നേരെയാവാനോ അതിനൊട്ടും താല്പര്യവുമില്ല തന്റെ ഇഷ്ടത്തിനൊത്തു ചങ്ങാതിയെ വളചെടുക്കാനാണ് എല്ലാവര്ക്കും തിടുക്കം ചൂടൊന്നു കുറയട്ടെ അതുവരെ ഇവിടെതന്നെ കഴിച്ചു കൂട്ടാം അവൻ തീരുമാനിച്ചു വെയിൽ ആറിയാൽ ആടുകളെയും കൊണ്ട് നടത്തം തുടരാം ഇനി മൂന്ന് ദിവസം കൂടിയേ വേണ്ടു അവനെ ആ കച്ചവടക്കാരൻറെ മകളുടെ എടുത്തെത്തുകായായി കയ്യിൽ ഇരുന്ന പുസ്തകം നിവർത്തി അവൻ വായിക്കുവാൻ തുടങ്ങി ഒരു ശവമടക്കലിൻറെ വിവരമാണ് ആദ്യത്തെ page തന്നെ ഒരുപ്പാട് കഥാപാത്രങ്ങൾ ഉച്ചരിക്കാൻ പ്രയാസമുള്ള പേരുകൾ ഞാൻ ആണെങ്കിൽ ഇങ്ങനെ അല്ല പുസ്തകം എഴ്തുക അവൻ വെറുതെ വിചാരിച്ചു കഥാപാത്രങ്ങളെ ഒരിമിച്ചല്ല ഓരോരുത്തരും ആയെ അവതരിപ്പിക്കു ഒരുപ്പാട് പേരുകൾ ഒരേ സമയം ഓർമ്മിച്ചുവെക്കേണ്ടേ ക്ലേശം വായനക്കാരന് നൽകുകയില്ല കൈവിട്ടു പോയ ശ്രദ്ധ അവൻ വീണ്ടും പുസ്തകത്തിലേക് തിരിച്ചു ക്രമേണ അവന് വായനയിൽ രസം പിടിച്ചുവന്നു മഞ്ഞുകാലത്തെ നല്ല തണുപ്പുള്ള ഒരു ഉച്ച നേരത്താണ് ശവമടക്കൽ നടക്കുന്നത് തണുപ്പിനെ പറ്റി വായിക്കുമ്പോൾ തന്നെ ഒരു കുളിർമ്മ അത്രയ്ക്കും ചൂടാണിപ്പോൾ വെയിലിന് അവനങ്ങനെ വായനയിൽ ലയിച്ചിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവന്റെ അരികിൽ വന്ന് ഇരിപ്പ്പിടിച്ചു ശേഷം അടുത്ത വേദ് video യിൽ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഭൂമിയെ പറ്റിയാണ് സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളിൽ

ഭൂമിക്ക് കൂടാതെ സൗരയൂഥത്തിൽ ഏറ്റും സാന്ദ്രത കൂടിയ ഗ്രഹുമാണ് ഇത് എഴുവത്തൊന്ന് ശതമാനവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രഹമായതിനാൽ ഗഗന ഗഹ ഗഹനതകളിൽ നിന്ന് കാണുമ്പോൾ ഭൂമിയുടെ നിറം നീലയായ് കാണപ്പെടുന്നത് കൊണ്ടും ഇതിനെ നീല ഗ്രഹം എന്നും വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത് ഭൂമിയുടെ പ്രായം നാനൂറ്റി അമ്പത്തിനാല് കോടി വർഷമാണെന്ന് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏക ഇടം ഭൂമി മാത്രമാണ് മനുഷ്യനുൾപ്പെടെ അനേകായിരം ജീവി വർഗ്ഗങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നു ന്നുണ്ട് ഇതിൻറെ ഉപരിതലത്തിൽ ജീവൻ പ്രത്യക്ഷമായത് കഴിഞ്ഞ നൂറ് കോടി വർഷങ്ങൾക്കുള്ളിലാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ജീവൻ രൂപപ്പെട്ടതു മുതൽ ഭൂമിയിലെ ജൈവ മണ്ഡലം

ഇതിൽ ഉൾപ്പെടുന്നു ഈ ozone പാളിയും ഭൂമിയുടെ കാന്ത മണ്ഡലവും ചേർന്ന് പുറത്തു നിന്നും വരുന്ന ഹാനികരമായ കിരണങ്ങളും തടയുകയും ഭൂമിയിൽ ജീവൻറെ നിലനിൽപ്പിനെ സഹായിക്കുകയും ചെയ്യുന്നു ഭൂമിയുടെ ഭൗതീക ഗുണങ്ങളും അതിൻറെ ഭൂമിശാസ്ത്രപരമായ ചരിത്രവും സൂര്യനു ചുറ്റുമുള്ള പരിക്രണവും ഇക്കാലം വരെയുള്ള ജീവൻറെ നിലനിൽപ്പിനെ സഹായിച്ചു അടുത്ത നൂറ്റ കൂടി ഭൂമിയിൽ ജീവൻ സ്വാഭാവികമായി നിലനിൽപ്പ് സാധ്യമാണെന്ന് ശാസ്ത്രലോകം കരുതുന്നു സൂര്യൻറെ വർധിച്ചു വരുന്ന തിളക്കം അന്ന് ജൈവ മണ്ഡലത്തെ നശിപ്പിക്കണമെന്നത് എന്നതിനാൽ ഈ ശേഷം ഭൂമിയിൽ ജീവൻ അവസാനിക്കുമെന്ന് കരുതുന്നു greek roman greek roman ദേവന്മാരുടെയൊന്നും പേരില്ലാത്ത സൗരയൂഥത്തിൽ ഒരേ ഗ്രഹമാണ് ഭൂമി അഥവാ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഇവ ദശലക്ഷം വർഷം കൊണ്ട് ഉപരിതലത്തിൽ കൂടെ പതുക്കെ സ്ഥാനം മാറുന്നു ഉപരി ഉപരിതലത്തിൻറെ എഴുപത്തൊന്ന് ശതമാനം സമുദ്രങ്ങളാണ് ഉപരിതലത്തിൻറെ ബാക്കി ഭാഗം ഭൂക ഖണ്ഡങ്ങൾ ഭൂഖണ്ഡങ്ങളും ദ്വീപുകളുമാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയുന്ന ഏക ഇടം ഭൂമി മാത്രമാണ് ഭൗമാന്തരീക്ഷത്തിലും ഇവുടത്തെ അജൈവവസ്തയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് aerobic ജീവികളുടെ പെട്ടെന്ന് വർധനം ozone പാളിയുടെ രൂപങ്ങളും ഇതിലുൾപ്പെടുന്നു ജൈവമണ്ഡലം നശിപ്പിക്കുമെന്നതിനാൽ ഈ കാലയളവിന് ശേഷം ഭൂമിയിൽ ജീവൻ അവസാനിക്കുമെന്ന് കരുതുന്നു ഭൂമിയിൽ ജീവനെ നിലനിർത്താൻ സഹായിക്കുന്നതും മറ്റു ഗ്രഹത്തിന് ഉപരിതലത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ ദ്രവജലവും സ്ഥിതി ചെയ്യുന്നു ഭൗമാന്തര ഭാഗം സജീവമായ അവസ്ഥയിലാണ് താരതമ്യേന ഖരാവസ്ഥയിലുള്ള mantle ലിനാൽ പൊതിഞ്ഞ് ദ്രാവകാവസ്ഥയിലുള്ള പുറം കാമ്പും അതിനും ഉള്ളിൽ ഭൂരിഭാഗവും ഇരുമ്പ് ഇരുമ്പടങ്ങിയ ഖരാവസ്ഥയിലുള്ള അക കാമ്പുള്ളതാ മാന്നുള്ളതള്ള് ഉള്ളത് ഇതിൽ പുറം കോ കാമ്പാണ് കാന്തമണ്ഡലം സൃഷ്ടിക്കുന്നത് പൂജ്യം മുതൽ നാപ്പത് kilometer വരെ വ്യാപിച്ചിരിക്കുന്ന ബാഹ്യ പാളിയാണ് ഭൂവൽക്കം the earth crust സമുദ്രാ ആറ് kilometer വരെയും ഭൂഖണ്ഡങ്ങളിൽ

എന്നും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഗം സിയാൽ എന്നറിയപ്പെടുന്നത് സിയാലിന് താഴെ കടൽ തറ ഭാഗത്തെ സിമ എന്നും അറി പറയുന്നു ഇതിൽ പ്രധാനമായും silicon magnesium എന്നിവ അടങ്ങിയിരിക്കുന്നു ഭൂവൽക്കക്കത്തിന്റെ അടിവരമ്പാണ് മൊഹോറോ പുറക്കാമ്പും ഭൂവൽക്കത്തിനും ഇടയിലുള്ള ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം kilometer കനമുള്ള ഈ പാളി ഭൂമിയുടെ

upper mantle എന്ന് ഉൾഭാഗം ഭൂവൽക്കത്തിൻറെ അടിവശത്തെ പാളിയായ മോഹോ അഥവാ base of the crust ൽ നിന്ന് താഴേക്ക് ഏകദേശം ഏഴ് മുതൽ നാനൂറ്റിപ്പത്ത് kilometer വരെ വ്യാപിച്ചിരിക്കുന്നു തൊട്ട് താഴെയായി നാനൂറ്റിപ്പത്ത് മുതൽ അറുന്നൂറ്റി അറുപത് വരെ kilometer വ്യാപിച്ചിരിക്കുന്ന transition zone ഉണ്ട് ഏറ്റവും താഴെയായി അറുന്നൂറ്ററുവത് മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് kilometer വരെ വ്യാപിച്ചിരിക്കുന്ന പാളിയാണ് lower mantle

ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ ആദ്യമായി ഇതിനെ പഠിക്കുന്നത് ഈ അതിർത്തി പ്രദേശത്തെ മോഹോറോ വിസ്‌ക് discontinuity അഥവാ മോഹോ എന്ന് വിളിക്കുന്നു upper mantle ഉം ഭൂവൽക്കവും ചേർന്നാണ് ഇരുന്നൂറ് kilometer ഓളം ഖനവും ഖനമുള്ള lithosphere ഉണ്ടായിരിക്കുന്നത് olivine peroxine spinal ഘടന ധാതുക്കൾ gamate എന്നീ mantin പാറയിനങ്ങൾ നാനൂറ്റിപ്പത്ത് kilometer ആഴത്തിൽ ദൃശ്യമാകുന്നു peridotite dunate ecogate എന്നിവയാണ് മറ്റു പ്രധാന ശിലകൾ നാനൂറ് kilometer മുതൽ

വരേ വരുന്നു പുറകാമ്പ് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് വരേ kilometer വ്യാപിച്ചിരിക്കുന്ന ഭൗമ ഭൗമ ഭാഗമായത് പ്രധാനമായും നിക്കൽ ഇരുമ്പ് എന്നിവയാൽ നിർമ്മിതമായ ഈ ഭാഗത്ത് ഭൗമ സാന്ദ്രത ഒമ്പതേ point ഒമ്പത് മുതൽ പന്ത്രണ്ടേ point രണ്ട് gram centimeter cube ആണ് ഏറ്റും താഴ്ന്ന disk ദ്രവ രൂപത്തിലുള്ള ഈ പാളിക്ക് തൊട്ടു താഴെയാണ് ഖര രൂപത്തിലുള്ള അകക്കാമ്പ് കാണപ്പെടുന്നത് അകക്കാമ്പ് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയെയാണ് അകക്കാമ്പ് എന്ന് വിളിക്കുന്നത് ഇതിൻറെ ഒരു ഭാഗം ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അയിന്റെ പല ആണെന്നാണ് കരുതപ്പെടുന്നത് അകക്കാമ്പിന്റെ ചൂട് സൗരോപരിതലത്തിലെ ചൂടിനോടടുത്ത് ആറായിരം degree centigrade ആന്നും കരുതപ്പെടുന്നു ഇവിടത്തെ ഉയർന്ന മർദ്ദം കാരണം അകക്കാമ്പ് ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു സൂര്യനും ചന്ദ്രനുമുൾപ്പെടെയുള്ള ബഹിരാകാശ വസ്തു ക്കളുമായി ഭൂമി പ്രതിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് നിലവിൽ ഭൂമി അതിൻറെ അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുന്നതിൻറെ ഏകദേശം മുന്നൂറ്റി അറുവത്താറെ point ഇരുവത്താർ മടങ്ങ് സമയ ദൈർഗ്യം കൊണ്ട് സൂര്യനും ചുറ്റും ഒരു തവണ പരിക്രമണം ചെയ്യും ചെയ്യുന്നു ഇതാണ് ഒരു നക്ഷത്ര വർഷം അഥവാ sidereal year ഇത് മുന്നൂറ്ററുവത്തഞ്ചേ point ആ ഇരുവത്തി ആറ് രണ്ടേ ആറ് സൗരദിനങ്ങൾക്ക് തുല്യമാണ് പരിക്രമണ തലത്തിന്റെ ലംബവുമായി ഇരുവത്തി മൂന്നേ point നാല് degree യുടെ ചെരിവാണ് ഭൂമി അച്ചുതണ്ടിലുള്ളത് ഇത് ഒരു ഉഷ്ണമേഖല വർഷത്തിനുള്ളിൽ മുന്നൂറ്റി ആറുവത്തി അഞ്ചേ point രണ്ടേ നാല് സൗര ദിനങ്ങൾ ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾക്ക് കാരണമാകുന്നു ഭൂമിക്ക് പ്രകൃതിയാലുള്ള

ഭ്രമണ വേഗതയെ പതുക്കെ കുറക്കുകയും ചെയ്യുന്നു മുമ്പ് ഏതാണ്ട് നാനൂറ്റിപ്പത്ത് മുതൽ മുന്നൂറ്റി എമ്പത് കോടി വർഷങ്ങൾക്കിടയിൽ ശുദ്രഗ്രഹം ഭൂമിയിലിടിച്ചത് ഉപരിതലത്തിൻറെ വ്യവസ്ഥയിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഗ്രഹത്തിലെ ധാതു സ്രോതസ്സുകളെ ജൈവമണ്ഡലത്തിൻറെ ഉൽപ്പന്നങ്ങളും ആഗോളതലത്തിൽ തലത്തിൽ മനുഷ്യ സമൂഹത്തിൻറെ നിലനിൽപ്പിനാവശ്യമായ സ്രോതസ്സുകൾ പ്രധാനം ചെയ്യുന്നു ഈ സമൂഹത്തിലെ അംഗങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ് സ്വയം ഭരണം മേഖലകളിലായി ജീവിച്ചിരിക്കുന്നു ഈ മേഖലകളിൽ നയതന്ത്രം യാത്രകൾ വ്യാപാരം സൈനീക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ പരസ്പരം പ്രതിവർത്തനങ്ങളിലേർപ്പെടുന്നു വ്യത്യസ്ത മനുഷ്യ സംസ്കാരങ്ങളെ ഭൂമിയെ കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഭൂമിയെ ദൈവമായി കാണുക ഭൂമി പറന്നതാണെന്നുള്ള വിശ്വാസം പ്രപ്രപഞ്ചത്തിൻറെ കേന്ദ്രമാണ് ഭൂമി എന്ന വിശ്വാസം പിന്നീടാ കൂടാതെയൊരു മേൽനോട്ടക്കാരനാവിശ്യമുള്ള സംയോജികത വ്യവസ്ഥയാണ് ലോകം എന്ന ആയി ആധുനിക കാഴ്ചപ്പാട് ഉമൽ എല്ലാം ഇവയിൽ പെടുന്നെ ഗ്രഹത്തിൻറെ കഴിഞ്ഞ കാലത്തേ കുറിച്ച് വിശദമായി വിവരങ്ങൾ തയ്യാറാക്കാൻ ശാസ്ത്രജ്ഞൻമാർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടെത്തുന്നതിൽ ഏറ്റവും പഴക്കമേറിയ സൗരയൂഥ പദാർത്ഥം നാ നാനൂറ്റി അമ്പത്താറേ point ഏഴെ രണ്ട് കോടി വർഷം പഴക്കം രേഖപ്പെടുത്തുന്നതാണ് സൂര്യൻ രൂ രൂപീകരിക്കപ്പെടുത്ത പെട്ടിനു ശേഷം അതിനു ചുറ്റിലുമായി disk രൂപത്തിൽ നിലനിന്ന സൗരൻ ഓ സൗരനേബുലയിൽ നിന്നാണ് ഏതാണ്ട് നാനൂറ്റി അമ്പത് നാല് കോടി വർഷം മുമ്പ് ഇതിലൊരു ശതമാനം വിശ്വസ്തതമുണ്ട് ഗ്രഹങ്ങള് രൂപം കൊണ്ടത് പദാർത്ഥങ്ങൾ അഴിഞ്ഞു കൂടിയുള്ള ഭൂമിയുടെ രൂപീകരണത്തിന് നല്ല ഭാഗം ഒന്നോ രണ്ടോ കോടി വർഷങ്ങൾ കൊണ്ട് പൂർത്തിയായി തുടക്കത്തിൽ ദ്രവകാവസ്ഥയിലുണ്ടായിരുന്ന പുറം പാളി തണുക്കുകയും ഖരാവസ്ഥയിലുള്ള പുറം തോട് രൂപപ്പെടുകയും ചെയ്തു കൂടെ ജലം ഒരുമിച്ചു ചേരു ചേരലും സംഭവിച്ചു അതിന് തൊട്ട് ശേഷം ഏതാണ്ട് നാനൂറ്റി അമ്പത്തി മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഏർ ചന്ദ്രൻ രൂപപ്പെട്ടത് ചന്ദ്രൻ രൂപപ്പെട്ടതിന് കുറച്ചു നിലവിൽ സമയ സമവായത്തിലുള്ളത് ഒരു വലിയ കൂട്ടീരി പട്ട പരി

കൂട്ടിയെടുക്കു കൂട്ടിയെടുക്കുകയുണ്ടായ എന്നാണ് ഈ പരീക്ഷണപ്പണത്തിൻറെ കരുതപ്പെടുന്നത് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു നമസ്ക്കാരം ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ലോകപ്രശസ്ത brazilian സാഹിത്യകാരനായ പൗലോ കൗലോയുടെ the alchemist എന്ന novel ആണ്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 ഒരു ദിവസം സന്ധ്യ മയങ്ങാൻ തുടങ്ങിയ നേരത്ത് തന്റെ ആട്ടിൻപറ്റവുമായി അവൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളിക്കരികിൽ ചെന്നെത്തി അതിന്റെ മേൽക്കൂര വളരെ പണ്ടേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ് ഒരിക്കൽ സാക്രാതി നിന്ന സ്ഥാനത്ത്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 രാത്രിയിൽ അവ അലഞ്ഞു തിരിയുന്നത് തടയാനായി അവിടെ കിടന്നിരുന്ന രണ്ട് പൊളിഞ്ഞ മരപ്പലകകൾ എടുത്ത് പടിവാതിൽ അടച്ചുറപ്പിച്ചു ശ്രദ്ധിക്കാതെ പറ്റുമോ ആ പരിസരത്തൊന്നും ചെന്നായ്ക്കളുടെ ശല്യമില്ല എങ്കിലും ആട്ടിൻ കുട്ടികളല്ലേ തരം കിട്ടിയാൽ അവ പുറത്തേക്ക് ചാടും ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി ഒരു കുഞ്ഞാട്‌ അവന്റെ കണ്ണുവെട്ടിച്ച് രാത്രി പുറത്തേക്ക് ചാടി പിറ്റേന്ന് മുഴുവൻ സമയവും അവന് തെണ്ടിത്തിരിയേണ്ടി വന്നു അതിനെ കണ്ടുപിടിച്ച് വീണ്ടും കൂട്ടിലെത്തിക്കാൻ ഇട്ടിരുന്ന coat ഊരി അതു കൊണ്ടു തന്നെ നിലത്തെപൊടി ഒന്ന് അടിച്ചുമാറ്റി അവൻ കിടക്കാൻ വട്ടംകൂട്ടി വായിക്കാൻ കൈയിൽ കരുതിയിരുന്ന പുസ്തകം എടുത്ത് തലയിണയായി വെച്ചു അടുത്ത തവണ കുറച്ചുകൂടി കനമുള്ള പുസ്തകം തെരഞ്ഞെടുക്കണം അവൻ തന്നെത്താനെ പറഞ്ഞു വായിക്കാൻ കൂടുതൽ പേജുകൾ തലചായ്ക്കാൻ കൂടുതൽ കനമുള്ള തലയിണ ഉറക്കമുണർന്നപ്പോൾ ആദ്യം മാനത്തേക്കാണ് അവൻ നോക്കിയത് ഇരുട്ടകന്നിട്ടില്ല പള്ളിയുടെ പാതിപൊളിഞ്ഞ മേൽക്കൂരയിലൂടെ ആകാശത്തങ്ങിങ് ചില നക്ഷത്രങ്ങൾ കാണാം കുറച്ചുനേരം കൂടെ ഉറങ്ങാമായിരുന്നുവെന്ന് അവന് തോന്നി ആ സ്വപ്നമാണ് പെട്ടെന്ന് തന്നെ ഉണർത്തിയത് കഴിഞ്ഞ ആഴ്ചയും കണ്ടു ഇതേ സ്വപ്നം അന്നും ഇതുപോലെ തന്നെ മുഴുവൻ കാണും മുമ്പേ ഞെട്ടി ഉണർന്നു ആട് മേയ്ക്കുന്ന അഗ്രം വളഞ്ഞ വടി കയ്യിലേന്തി അവൻ എഴുന്നേറ്റു ഉറങ്ങിക്കിടന്ന ആട്ടിൻകൂട്ടത്തെ മെല്ലെ തട്ടി ഉണർത്താൻ തുടങ്ങി പക്ഷെ അവൻ എഴുന്നേറ്റ് വരാൻ തന്നെ അവ മുക്കാലും അനങ്ങാൻ തുടങ്ങിയത് അവൻ ശ്രദ്ധിച്ചിരുന്നു ഏതോ ഒരു നിഗൂഡ ശക്തി അവന്റെ ജീവിതത്തെ ആടുകളുമായി ബന്ധിച്ചു നിർത്തിയിരുന്നത് പോലെയായിരുന്നു അത് കഴിഞ്ഞ രണ്ടു വർഷമായി തീറ്റയും വെള്ളവും തേടി നാടുമുഴുവൻ അവയെം തെളിച്ച് കൊണ്ട് നടക്കുകയായിരുന്നല്ലോ എന്റെ പതിവുകൾ ഇവ എത്ര കൃത്യമായി ധരിച്ചുവെച്ചിരിക്കുന്നു അവൻ സ്വയം മന്ത്രിച്ചു ഒരു നിമിഷം അവനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് മറിച്ചാവാമെന്നും അവനുതോന്നി ഒരു പക്ഷെ അവനാവാം അവരുടെ മട്ടുമ്മാതിരിയുമായി പൊരുത്തപ്പെട്ടിട്ടുള്ളത് കൂട്ടത്തിൽ ചില മടിയന്മാരുണ്ട് നല്ലവണ്ണം തട്ടിവിളിച്ചാലേ എഴുന്നേൽക്കു എന്ന് ശാഠ്യം പിടിക്കുന്നവർ അത്തരക്കാരെ വടിയുടെ അറ്റം കൊണ്ട് തെല്ല് ബലമായി ഒന്ന് തട്ടി ഓരോന്നിനെയും പേരുവിളിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു താൻ പറയുന്നതൊക്കെ തന്റെ ആടുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നായിരുന്നു അവന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ പുല്ലും വെള്ളവും തേടി ഊരുതെണ്ടുന്നതിനിടയിൽ അവറ്റയോട് മിണ്ടുകയും പറയുകയും അവനൊരു രസമായിരുന്നു ഇടക്ക് താൻ വായിക്കുന്ന പുസ്തകങ്ങളിലെ രസകരമായ ഭാഗങ്ങൾ അവൻ അവയെ വായിച്ച് കേൾപ്പിക്കും ചിലപ്പോൾ ഒരു പാവം ഇടയന്റെ ഏകാന്ത ജീവിതത്തിലെ

അവന്റെ വർത്തമാനം മുഴുവൻ ആ പെൺകുട്ടിയെ കുറിച്ച് മാത്രമായിരുന്നു എനി നാലേ നാല് ദിവസത്തെ വഴി പിന്നെ അവളുടെ ഗ്രാമമായി ഒര് പലചരക്കു കച്ചവടക്കാരനായിരുന്നു അവളുടെ അച്ഛൻ കഴിഞ്ഞ ഒരു വർഷം മാത്രമേ അവൻ അവിടെ പോയിട്ടുള്ളൂ ഒരു ചങ്ങാതിയുടെ നിർദ്ദേശ പ്രകാരം അവൻ തന്റെ ആട്ടിൻ പറ്റത്തെ അവിടെ കൊണ്ടു ചെന്നു അവയുടെ രോമമെല്ലാം വിലക്കെടുക്കാൻ അയാൾ തയാറായിരുന്നു പക്ഷെ രോമം വെട്ടുന്നത് സ്വന്തം കണ്മുന്നിൽ തന്നെ വേണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു അല്ലെങ്കിൽ ഇടയൻ തന്നെ കപളിപിച്ചാലോ കുറച്ച് കമ്പിളി വിൽക്കാനുണ്ട് എടുക്കുന്നോ അന്ന് ആ കടയുടെ മുന്നിൽ ചെന്നു നിന്ന് ആ ഇടയബാലൻ കച്ചവടക്കാരനോട് ചോദിച്ചു ഉച്ചതിരിഞ്ഞു വാ മൊതലാളി മറുപടി പറഞ്ഞു കടയിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു കുറച്ചുമാറി കടയിലേക്കുള്ള കല്പടവുകളിൽ ഒന്നിൽ അവൻ കാത്തിരുന്നു സഞ്ചി തുറന്ന് ഒരു പുസ്തകം എടുത്ത് വായിക്കുവാൻ തുടങ്ങി അല്ലാ ആട്ടിടയന്മാർ വായിക്കുമോ ഞാൻ ആദ്യമായി കാണുകയാണ് തൊട്ട് പിമ്പിൽ നിന്ന് ഒരു പെൺകിടാവിന്റെ സ്വരം കറുത്ത നീണ്ട മുടി morrish ജേതാക്കളുടെ ഛായ തോന്നിക്കുന്ന കണ്ണുകൾ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 അതിനിടയിൽ അവൾ പറഞ്ഞു ആ കടയുടമസ്ഥനാണ് അവളുടെ അച്ഛൻ എന്ന് പിന്നെയും ഒരുപാട് വർത്തമാനം അവൾ പറഞ്ഞു നാട്ടിൻപുറത്തെ വിരസമായ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ ഇഴഞ്ഞു നീങ്ങുന്നു. അവനും ധാരാളം പറയാനുണ്ടായിരുന്നു ഉൽ നാടുകളിലെ വർത്തമാനങ്ങൾ താൻ തങ്ങിയ മറ്റുപട്ടണങ്ങളിലെ വിശേഷങ്ങൾ അങ്ങനെ അവളുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് നല്ല രസം തോന്നി. തന്റെ ആട്ടിൻപറ്റവുമായി സൊള്ളുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തം അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത് അവളുടെ ചോദ്യം സാദാരണ എല്ലാവരും പഠിക്കുന്നതു പോലെ തന്നെ school ൽ പോയി. അവന്റെ ഉത്തരം. അത്രക്കൊക്കെ പഠിപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വെറുമൊരു ആട്ടിടയനായന്തിനാ. ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ എന്തുകൊണ്ടോ അവൻ മടിച്ചു പറഞ്ഞു കൊടുത്താൽ തന്നെ അത് അവൾക്ക് മനസിലാവില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഉരുണ്ട്തിരുണ്ട് എന്തോ പറഞ് അവൻ ഒഴിഞ്ഞു മാറി അവളുടെ ശ്രദ്ധ തിരിക്കാനായി തന്റെ നീണ്ട യാത്രകളെ കുറിച്ച് അവൻ പറയാൻ തുടങ്ങി വഴിയിലെ കൗതുകങ്ങൾ അസാധാരണമായ അനുഭവങ്ങൾ തികഞ്ഞ ശ്രദ്ധയോടെ അവൾ അതൊക്കെ മൂളിക്കേട്ടു ആ വിടർന്ന കറുത്ത കണ്ണുകളിൽ ഭയവും വിസ്മയവും മാറിമാറി തെളിഞ്ഞു അതിനിടയിലെപ്പോയൊ അവന്റെ മനസ് സ്വയം അറിയാതെ തുടിക്കാൻ തുടങ്ങി ആ പെൺ കുട്ടിയുടെ സാമിപ്യം അതുവരെ ഇല്ലാതിരുന്ന മോഹങ്ങൾ അവന്റെ മനസ്സിൽ ഉണർത്തി എന്നും അവൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ആടുകളെയും കൊണ്ട് ചുറ്റിത്തിരിയുന്നതിന് പകരം അവളുടെ കൂടെ എവിടെയെങ്കിലും ഒന്ന് സ്ഥിരമായി ഒന്ന് പാർപ്പുറപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവൻ സങ്കൽപ്പത്തിൽ കണ്ടു തന്റെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുന്ന നിറപകർച്ച ദിവസം ഒരിക്കലും തീരല്ലേയെന്നും കടയിലെ തിരക്ക് ഒഴിയല്ലേയെന്നും ഈ ദിവസം തന്നെ കാത്തിരുത്താൻ ഇടവരട്ടെ എന്നും അവൻ വെറുതെ മോഹിച്ചു കുറെക്കൂടി നേരം അവളോടൊപ്പം കഴിയാൻ അവസരം കിട്ടുമല്ലോ പക്ഷേ അവസാനം കച്ചവടക്കാരൻ പ്രത്യക്ഷപ്പെട്ടു നാലാടുകളുടെ രോമമെ അയാൾക്ക് അപ്പോൾ ആവിശ്യമുണ്ടായിരുന്നുള്ളൂ അയാളുടെ കൺമുമ്പിൽ വെച്ചുതന്നെ അവൻ അത് വെട്ടികൊടുത്തു

അവൻ തന്റെ ആട്ടിൻ പറ്റത്തോട് പറഞ്ഞു വേറെ എത്രനാടുകളും വേറെ എത്ര പെൺകുട്ടികളെയും എനിക്കറിയാം എന്നാൽ അത് കാര്യമാക്കാനുള്ളതന്നെയെന്ന് അവന്റെ ഹൃദയം പറഞ്ഞു കപ്പലോട്ടക്കാരെയും സഞ്ചാരികളായ വർത്തകന്മാരെയും പോലെ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 സൂര്യനു നേർക്ക് ആട്ടിത്തെളിച്ചു ഇവയ്ക്ക് എന്തു സുഗമാണ് അവനോർത്തു ഒന്നും അറിയണ്ട ഒരു തീരുമാനവും എടുക്കണ്ട വെറുതെ അങ്ങ് നടന്നാൽ മതി അതുകൊണ്ട് തന്നെ ആകാം അവ തന്നെ വിടാതെ കൂടിയിരിക്കുന്നത്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

അവയ്ക്കുണ്ടോ വല്ല പടിപ്പും അറിവും താൻ കണ്ട നഗരദൃശ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവ വല്ലതും മനസിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ മനസിലാക്കിയിട്ട് അവയ്ക്കുണ്ടോ വല്ല പ്രയോജനവും അവയ്ക്ക് വേണ്ടത് വയറുനിറക്കാൻ പുല്ലും വെള്ളവും മാത്രം അതിനുപകരമായി തരുന്ന ഒരു ചുവട് കമ്പിളി ഇടയ്ക്ക് ചിലപ്പോ ഒന്നാന്തരം മാംസം പിന്നെ തന്നെപ്പോലെയുള്ളവർക്ക് അവയുടെ കരകളഞ്ഞ ചങ്ങാത്തം ഇവ തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നല്ലോ അവന്റെ ആലോചനകൾ പിന്നെയും നീണ്ടു പോയി സ്വന്തം ഉൾപ്പേരണകൾ കൂടി അവ ഗൗനിക്കാതെയായിരിക്കുന്നു താൻ അവയെ നേർവഴിക്ക് തന്നെ നടത്തുമെന്ന് അത്രക്കുമൊരുറപ്പ് പെട്ടന്ന് തന്റെ തലതിരിഞ്ഞാലോ ഈ ആടുകളെയൊക്കെ പിടിച്ച് ഓരോന്നിനെയായി കൊല്ലാൻ തുടങ്ങിയാൽ ഒരു പക്ഷെ ഒട്ടുമുക്കാലും ചത്തുതീരുന്നത് വരെ തങ്ങളെ പിടികൂടിയിരിക്കുന്ന ആപത്തിനെ കുറിച്ച് അവ മനസിലാക്കുകയേ ഇല്ല അത്രയും ശുദ്ധമാണ് അവരുടെ മനസ് അവന് തന്റെ ചിന്തകളിൽ അത്ഭുതം തോന്നി എന്തേ ഇങ്ങനെ ഒര് ദുഷ്ടബുദ്ധി തന്റെ മനസ്സിൽ കടന്നു കൂടാൻ ഈ പഴേപള്ളി വല്ല ബാധയുള്ള സ്ഥലമായിരിക്കുമോ അന്ന് കണ്ടു മറന്ന സ്വപ്നം ഇവിടെവന്നപ്പോ വീണ്ടും ഇന്ന് ഇപ്പോൾ ഈ ദുഷ്ടചിന്തയും തന്റെ വിശ്വസ്തരായ ആട്ടിൻപറ്റത്തിന് നേരെ ഉള്ളിൽ ഉയർന്ന ക്രൂരത അവന് വിഷമം തോന്നി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 അത്രയും നേരം അവൻ തന്റെ കുപ്പായവും തൂക്കി നടക്കണം കുപ്പായത്തിന്റെ ഭാരത്തെ കുറിച്ചോർത്തപ്പോൾ അത് ചെയ്യുന്ന സഹായവും അവൻ ഓർത്തു വെളുപ്പാൻ കാലത്തെ കുളിരിനെതിരെ പിടിച്ചുനിൽക്കാൻ കഴിയുന്നത് ആ കുപ്പായം ഒന്നു കൊണ്ട് മാത്രമാണ് മാറ്റങ്ങൾക്ക് നാം തയ്യാറായിരിക്കേണ്ടതുണ്ട് അവൻ ചിന്തിച്ചു കുപ്പായത്തിന്റെ കനത്തിനും ഊഷ്മളതയ്ക്കും അവൻ നന്ദി പറഞ്ഞു കുപ്പായത്തിന് ഒരു നിയോഗമുണ്ടായിരുന്നു അതുപോലെ തന്നെ അവനും തുടർച്ചയായ യാത്രയായിരിക്കാം അവന് വിധിച്ചിരിക്കുന്നത് ഈ andalusian പ്രദേശങ്ങളിൽ അവൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെ കാലമായി ഇപ്പോൾ എല്ലാം കാണാപാഠം ഈ ഭാഗത്തെ ഓരോ മുക്കും മൂലയും ഇത്തവണ അവളെ കാണുമ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കണം തന്നെ പോലെയുള്ളൊരു സാധാരണ ആട്ടിടയൻ എഴുത്തും വായനയും പഠിച്ചതെങ്ങനെയെന്ന് ഏതാണ്ട് ഈ ആടുകളെ പോലെ തന്നെയായിരുന്നു അവന്റെ അച്ഛനമ്മമാരും വയറു നിറച്ച് ആഹാരത്തിനു വേണ്ടി ദിവസം മുഴുവൻ അദ്വാനിക്കുക അവരുടെ ഏറ്റവും വലിയ മോഹം മകനെ ഒരു പുരോഹിതനായി കാണാനായിരുന്നു കുടുംബത്തിന് അതിൽപരം ഒരു അഭിമാനമുണ്ടാകാനുണ്ടോ പതിനാറു വയസ് വരെ ഒരു seminary യിൽ ചേർന്ന് അവൻ പഠിക്കുകയും ചെയ്തു latin ഉം spanish ഉം ജൈവശാസ്ത്രവും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 ഒരു ദിവസം ഉച്ചക്ക് വീട്ടിൽ എത്തിച്ചേർന്ന അവൻ താൻ ഒരിക്കലും ഒരു പുരോഹിതനാകാൻ ആഗ്രഹിക്കുന്നില്ലന്ന കാര്യം തന്റെ പിതാവിനെ അറിയിക്കാനുള്ള ദൈര്യം കാട്ടി തനിക്ക് യാത്ര പോകണമെന്നും ലോകം കാണാണമെന്നും അവൻ പിതാവിനെ അറിയിച്ചു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

പക്ഷെ അടിസ്ഥാനപരമായി അവർ ഇവിടെയുള്ള വരെ പോലെ ഒക്കെ തന്നെ എന്നാലും അവർ താമസിക്കുന്ന നഗരങ്ങളിലെ കൊട്ടാരങ്ങൾ എനിക്ക് നേരിട്ട് കാണുക തന്നെ വേണം അവൻ ശാഠ്യം പിടിച്ചു നമ്മളെ നാടു കാണുന്നവർ പറയാറുള്ളത് അവര് ഇവിടത്തന്നെ തങ്ങാൻ ആണ് ആഗ്രഹിക്കുന്നത് എന്നാണല്ലോ അവന്റെ പിതാവ് തുടർന്ന് പറഞ്ഞു ആയിക്കോട്ടെ അവൻ പറഞ്ഞു ഞാൻ അവരുടെ നാടുകൾ കാണാൻ ആഗ്രഹിക്കുന്നു അവര് എങ്ങനെ ജീവിക്കുന്നു എന്നറിയാനും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 നമ്മടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ യാത്രക്കായി ഇറങ്ങിത്തിരിക്കുന്നവർ ആരാണെന്ന് നിനക്കാറിയോ ആടുകളെ മേച്ച് ഊരുചുറ്റുന്ന ഇടയന്മാർ എന്നാൽ ഞാനുമൊരു ഇടയനായേക്കാം അവന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അവന്റെ പിതാവ് പിന്നെ ഒന്നും പറഞ്ഞില്ല പിറ്റേന്ന് നേരം പുലർന്നതും ഒരു മടിശീല എടുത്ത് അവന്റെ കൈയിൽ കൊടുത്തു മൂന്ന് പുരാതന spanish സ്വർണ നാണ്യങ്ങളായിരുന്നു അതിനുള്ളിൽ. ഒരുദിവസം വയലിൽ നിന്ന് കിട്ടിയവയാണ് ഈ സ്വർണനാണ്യങ്ങൾ നിന്റെ പിതൃസ്വത്തിന്റെ ഒരു ഭാഗമായിരിക്കട്ടെ അത് നിന്റെ ആട്ടിൻപറ്റത്തെ വാങ്ങാനായി അത് ഉപയോഗപെടുത്തുക എനി നീ പുറപ്പെട്ടോളൂ എന്നെങ്കിലും ഒരു നാൾ നിനക്ക് മനസിലാകും നമ്മടെ നാടാണ് ഏറ്റവും നല്ലതെന്ന് നമ്മുടെ നാട്ടിലെ പെൺകിടാങ്ങളാണ് ഏറ്റവും സുന്ദരികളായിട്ടുള്ളതെന്നും നീ ഒരുനാൾ അറിയാനിടയാകും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

അകലെ ചക്രവാളം തുടുക്കാൻ തുടങ്ങി പിന്നെ കാണെക്കാണെ സൂര്യൻ ഉദിച്ചു പൊങ്ങി പിതാവുമായി നേരിട്ടു നടന്ന സംഭാഷണത്തെ കുറിച്ചോർത്തപ്പോൾ അവന് സന്തോഷം തോന്നി ഇതിനകം സ്ഥലങ്ങൾ എത്ര കണ്ടുകഴിഞ്ഞു എത്ര കൊട്ടാരങ്ങൾ എത്ര യുവതികൾ അവന് ഒരു കുപ്പായം സ്വന്തമായി ഉണ്ടായി അതിനു പുറമെ കൈമാറാവുന്ന ഒരു പുസ്തകവും ഒര് ആട്ടിൻപറ്റവും അവനുണ്ട് പക്ഷെ പ്രധാന കാര്യം അതൊന്നുമല്ല സ്വന്തം ഇഷ്ടം പോലെ ജീവിതം നയിക്കാൻ അവനു കഴിയുന്നു എന്നുള്ളതാണ് ആന്റിലോസിയയിൽ യാത്ര ചെയ്ത് മടുത്താൽ ആടുകളെ ഒക്കെ വിറ്റ് കടൽ കടക്കാം അതും മടുക്കുമ്പോയേക്കും കാണാൻ ഉള്ളതൊക്കെ താൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഗ്രാമങ്ങളും നഗരങ്ങളും കൊട്ടാരങ്ങളും സ്ത്രീകളും seminary യിലെ താമസം തുടർന്നിരുന്നുവെങ്കിൽ തനിക്ക് ഈഷ്വരനെ കണ്ടെത്താൻ കഴിയുമായിരുന്നുവോ ഇല്ല ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി അവൻ ഉറക്കെ പറഞ്ഞു പലതവണ ഈ വഴി കടന്നു പോയിട്ടുണ്ട് എങ്കിലും എന്തുകൊണ്ടോ ആ പഴയ പള്ളി കാണാൻ ഇടവന്നിട്ടില്ല എന്നും

വഴിയേതായാലും ആടുകൾക്കൊന്നുമില്ല അവയ്ക്ക് എല്ലാം ഒരു പോലെ തന്നെ മീഷിലിപുറങ്ങൾ മാറുന്നതും ഋതുക്കൾ കടന്നുപോകുന്നതും അവ മനസിലാക്കുന്നില്ല വയറ് നിറയെ പുല്ലും വെള്ളവും കിട്ടണം അതിനപ്പറം അവയ്ക്ക് വല്ലതും അറിയേണ്ടതുണ്ടോ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 hello നമസ്ക്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം foot ball കളിയെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് foot ball ലോകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രിയത ഉള്ള കായിക വിനോദമാണ് കാൽപ്പന്ത് കളി അഥവാ foot ball പതിനൊന്നുപേരടങ്ങുന്ന രണ്ടു team കൾ തമ്മിലുള്ള മത്സരമാണിത്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 മൈതാനത്തിന്റെ രണ്ട് അറ്റത്തും goal post സ്ഥാപിച്ചിരിക്കും ഗോളാകൃതിയിലുള്ള പന്ത് എതിർ team ന്റെ goal ഇൽ എത്തിക്കുകയാണ് team കളുടെ ലക്ഷ്യം ഏകദേശം എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാവുന്നതാണ് എങ്കിൽ പോലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇന്ന് ഈ കളിയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ goal നേടുന്നവർ കളി ജയിക്കുന്നു അത് ഇപ്പോ ക്രിക്കറ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ runs എടുക്കുന്നവർ കളി ജയിക്കും അതുപോലെ തന്നെ ഇതിലും ഇത് ഏറ്റവും goal score ചെയ്യുന്ന ആളുകൾ കളി ജയിക്കും ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഏർ bat കൊണ്ടും നമ്മക്ക് കൂടുതൽ കൈ കൊണ്ട് വരുന്നതാണ് പക്ഷെ foot ball കൊണ്ട് ഉദ്ദേശിക്കുന്നത്‌ കാലുകൊണ്ടാണ് നമ്മൾ ഇതില് കൂടുതലും കളി വരുന്നത് goal keeper ഒഴികെ ബാക്കി ഉള്ളവർ കയ്യിൽ തട്ടിയാൽ അത് ഒരു fail ആയിട്ടാണ് അല്ലെങ്കിൽ അത് ഒരു എതിർ team ന് ഒരു ഓപ് open chance ആണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന് നമ്മൾ കളിയിൽ hand എന്ന് പറയും അപ്പോ ഇതില് കൂടുതലായിട്ടും നമ്മൾ കാലുകൊണ്ട് കളിക്കുന്ന കളിയാണ്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 ഏർ head ഒക്കെ നമ്മക്ക് use ചെയ്യാം കൈ മാത്രം ഇതില് use ചെയ്യാൻ പാടില്ല എന്നാൽ ഇരു team ലെയും goal keeper മാർക്ക് പന്ത് കൈ കൊണ്ട് തൊടാം കളി നിയന്ത്രിക്കുന്നത് കളിക്കളത്തിനകത്ത് ഒരു പ്രധാന referee യും മൈതാനത്തിന്റെ ഇരു വശങ്ങളിലും ഓരോ സഹ referee മാരും ഉണ്ടാകും എതിർ team ലെ പ്രതിരോധ നിരക്കാരനെ മറികടന്ന് goal നേടാൻ ശ്രമിക്കുന്ന മുന്നോ മുന്നേറ്റ

അപ്പൊ എതിർ team ലെ forward നമ്മുടെ post ലേക്ക് goal അടിക്കാൻ വരുമ്പോൾ നമ്മുടെ diffender എന്നു ഏർ അഥവാ പൊതുവെ back എന്നു പറയുന്നു അദ്ദേഹത്തിനെ മറികടന്നിട്ടു വേണം നമ്മുടെ goal keeper ന്റെ goal വല കിലുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ കളിയുടെ ഭരണരീതി എന്ന് പറയുന്നത് FIFA അല്ലെങ്കിൽ foot ball soccer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 പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ലെയ്‌ൻസ്സ്ഫിൽഡ് ലണ്ടൺ ഇംഗ്ലണ്ടിലാണ്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 അതെ പരിമിതമായതാണ് team അംഗങ്ങൾ നമ്മക്ക് അറിയാലോ പതിനൊന്നു പേർ goalie അടക്കം പതിനൊന്നു പേർ മാത്രമാണ് ഈ ഒരു foot ball മത്സരത്തിൽ കളിക്കാനുണ്ടാവുക പിന്നെ ഇതിനെക്കുറിച്ചു പറയുകയാണെങ്കിൽ നല്ലൊരു മൈതാനം ഉണ്ടെങ്കിലെ നമ്മക്ക് ഏതൊരു കളിയും

ഇപ്പോൾ നമ്മള് നമ്മളുടെ നാടുകളിൽ കാണുന്ന turf പോലോത്തവ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ground കൾ മണ്ണുകൊണ്ട് ആണെങ്കിൽ പോലും അത്യാവശ്യം കൊയപ്പമില്ലാത്ത ground കൾ ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാവുന്നതാണ് തീർച്ച ആയിട്ടും ഈ ഒരു